സുഖാണ് ലെ. ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷങ്ങൾ. കുഴപ്പോന്നും ഇല്ല. കുഴപ്പോന്നും ഇല്ലാ ലെ. നീ ഇപ്പോ പഠിക്കാണോ അതോ ജോലി ചെയ്യുകയാണോ?

പഠിക്കാണ് ലെ. എന്ത് പഠിക്കാണ്?

ബിരുദ വിദ്യാർഥിയാണല്ലേ. അപ്പോ ഞാൻ ഇന്ന് നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി അല്ല നമ്മുടെ പൊതുവേ ഉള്ളോരു വിദ്യാഭ്യാസത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാൻ ആണ് കേട്ടോ. അപ്പോ ചോദിക്കട്ടെ?

നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ വിദ്യാഭ്യാസത്തെ പറ്റി നിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ വിദ്യാഭ്യാസം തരക്കേടില്ല. എന്നാലും കുറച്ച് കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആവാം. ഇപ്പോ കുട്ടികൾ എല്ലാം എല്ലാം എന്താ നമ്മുടെ സ്വന്തമായി ഒരു അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എല്ലാം കാണാതെ പഠിച്ചാണ് അവർ ചെയ്യുന്നത്. അത് കൊണ്ട് ആശയങ്ങള്‍ കുറവാണ്. അത്രയേ ഉള്ളൂ എഹ് അപ്പോ പറയുന്നത് നമ്മൾ ഈ കാണാതെ പഠിത്തം എന്നുള്ളത് മാറ്റി വച്ചിട്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ച് കുട്ടികളെ വിലയിരുത്തണം എന്നാണോ? ആ അതെയതെ. നമ്മൾ കാരണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളുമുണ്ട് വിദ്യാഭ്യാസത്തിൽ വേണ്ടാത്തതുമുണ്ടല്ലോ. ഓരോരുത്തർക്കും പറ്റുന്നത് എന്താണോ അത് കൂടുതൽ നമ്മൾ ചെയ്യാണെങ്കിൽ അത് അവർക്കും നല്ലതായിരിക്കും പിന്നെ അവർക്ക് വളരുമ്പോഴും അത് നല്ലൊരു കാര്യം ആയിരിക്കും.

അപ്പം നമ്മൾ അതേ പോലെ നമ്മള്‍ക്ക് ജോലിക്ക് എന്താണ് നല്ലത് അതിനെ വച്ച് പഠിപ്പി പഠിക്കുന്നുണ്ട്. അതേ പോലെ നമ്മുടെ കുട്ടികൾ തന്നെ ഈ പഠനത്തിൽ മുമ്പിൽ എത്തുന്നത് മാത്രാണല്ലോ ഒരു വിജയമായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്റദായം കണ്ടെത്തുന്നത്. അപ്പോ പല തരം കഴിവുകളും ഓരോ കുട്ടികൾക്കും കാണും. അപ്പോ ആ കഴിവിനെ മുന്നോട്ട് കൊണ്ട് വരാനും അതേ പോലെ തന്നെ അങ്ങനെയുള്ള കഴിവുകളെ കൂടുതൽ പ്രോൽസാഹിപ്പിക്കുകയും കുട്ടികൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വരുത്താമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കെട്ടോ.

പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കൊറേ കുട്ടികൾ നമ്മളുടെ ഒരു ബിരുദം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ബിരുദം കഴിയുമ്പഴത്തേക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം നിർത്തി പുറം രാജ്യങ്ങളിൽ ഒക്കെ പോയി പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? ആ. അതിപ്പോ ഒത്തിരി നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് ഒത്തിരി കൂടുതലായിട്ടുണ്ട്. അതും ഈ പറയുന്നോരു രീതി വച്ചിട്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പഠന രീതി അല്ലെങ്കിൽ

ഇതിലും നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള അവിടെ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ

അവിടെയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടി ജോലിയും ജീവിതത്തിൽ അതൊരു പഠിക്കും ചെയ്യാം. അവർക്കങ്ങനെ ജോലിക്ക് പോവാണെങ്കിൽ ജോലിക്ക് പോവാം അവരുടെ ജീവിതം പഠിക്കുകയും അവരവരുടെ കാര്യങ്ങൾ സ്വന്തായിട്ട് നോക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോ ഇവിടെല്ലാം നമ്മുടെ ഇപ്പോ തന്നെ കേരളത്തിൽ ആയാലും ഇന്ത്യയില്‍ ആയാലും നമ്മളെല്ലാവരും അച്ഛനമ്മമാരുടെ ഒരു അഞ്ചു രൂപ വേണമെങ്കിലും അവർടെ കയ്യിന്നു ചോദിച്ച് മേടിക്കാൻ പറ്റൂ. സ്വന്തായിട്ട് നമുക്കൊന്നും പറ്റൂല.

അതപ്പോ നല്ലൊരു കാര്യം തന്നെയാണ്. പുറത്തൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നയാണ്. പക്ഷേ കുട്ടികൾ അതിന് മുതിരുന്നില്ല. കുട്ടികള്‍ക്ക് വീട്ടുകാര് സമ്മതിക്കത്തില്ല.

ആ പിന്നെ ആ ഞാൻ ചോദിക്കട്ടെ? നമ്മളുടെ ഇപ്പോ നമ്മളിപ്പോ വളർന്ന് വന്നു ഇപ്പോ ബിരുദം വരെ എത്തിയല്ലോ. അപ്പോ നിനക്ക് കുഞ്ഞ് നാളിലെ ഇതൊക്കെ അറിയാം അറിയണമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിലേ നമ്മളെ നമ്മളെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ലല്ലോ അങ്ങനൊക്കെ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ആ അങ്ങനെ ഉള്ളത് കുറെ ഉണ്ട്. ഇപ്പോ തന്നെ നമ്മുടെ ഈ ഈ ചീത്ത ഏതാ നല്ലതേതാ അതൊക്കെ കുഞ്ഞിലേ പറയണം.

പിന്നെന്താ ഈ ലൈംഗിക ജീവിതത്തെ പറ്റി അത് നമ്മൾ പറയുമ്പോൾ തന്നെ എല്ലാരും ഭയങ്കര എന്തോ പക്ഷേ അതൊക്കെ നമ്മൾ ഒരു നമുക്കൊരു ബോധം ബോധ ആ ഒരു സമയം തൊട്ടേ നമ്മൾക്ക് പറഞ്ഞ് പഠിപ്പിക്കണം. എന്നാലേ നമുക്കത് മനസ്സിലാവത്തുളളൂ.

പക്ഷേ നമ്മുടെ ഇവിടെക്കേ അതൊക്കെ ഒരു ഒരു മോശം രീതിയിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും അതെടുത്തിരിക്കുന്നത്.

അപ്പോൾ അതിനകത്തൊരു വിദ്യാഭ്യാസം ആർത്തവത്തെ പറ്റി ഇപ്പളും പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും അറിയത്തില്ല. അങ്ങനൊരു കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അതിപ്പോൾ ആൺകുട്ടികളായാലും പെൺ രണ്ട് പേരെയും ആൺകുട്ടികൾ ആണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ നല്ല പറയാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്താണെന്ന്